വിദ്യാഭ്യാസരീതികളെ കുറിച്ച് കൊറച്ചു കാര്യങ്ങള്‍ നിങ്ങളോട് സംസാരിക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ അതിനു വേണ്ടീട്ടു ഞാന് വിളിച്ചതാണ്.

നിങ്ങളൊക്കെ ഇപ്പൊ എത്രവരെ പഠിച്ചു.

എത്രാം തരം വരെ പഠിച്ചു? പൊതു വിദ്യാലയത്തിൽ ആണോ പഠിച്ചത്? അഞ്ചു വരെ പഠിച്ചു അതേ. പിന്നീടു അതിനു ശേഷം

വിദൂര വിദൂര വിദ്യാഭ്യാസമായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ?

അതേ, ഇസ്ലാമികമായിട്ടുള്ള ഒരു ചട്ടകൂടിലാണ് പഠിച്ചത്. അല്ലെ?

എങ്ങനെയാണു അവിടത്തെ രീതികള്‍.ഒക്കെ ഒന്ന് വിശദീകരിക്കാമോ? വിദ്യാഭ്യാസ രീതികള്. അവിടത്തെ രീതിയെന്നു പറഞ്ഞാല്‍ ഞാന്‍ ചേര്‍ന്നത് ഒരു പാലക്കാട് ജില്ലയിലെ ഒരു സ്ഥാപനത്തിലാണ്.

അതേ. അവിടെ പത്ത് വര്‍ഷം പഠിക്കണം.

അതിനു ശേഷം ബിരുദം കിട്ടണമെങ്കില്‍ ചെമ്മാട് ദാറുല്‍ ഹുദയില്‍ പോകണം. ചെമ്മാട് ദാറുല്‍ ഹുദയില്‍ പോയാലാണ് ബിരുദം കിട്ടുക അല്ലേ. രണ്ടു വര്‍ഷത്തെ പഠനരീതിയാണ് അവിടെ.

മൊത്തം പന്ത്രണ്ടു വര്‍ഷം. അപ്പോ ഈ പന്ത്രണ്ടു വര്‍ഷം കഴിയുമ്പോള്‍ ബിരുദാനന്തരബിരുദ രീതിയാണ്‌ നമുക്ക് നമ്മുടെ പഠനത്തിനു

ഹുദവി എന്ന പട്ടത്തിനാണ് നമ്മള് പഠിക്കുന്നത് അല്ലേ.

മൊത്തത്തില്‍ ഇതിന്‍റെ രീതികളൊക്കെ അപ്പൊ വളരെ സുഗമമായി നടത്തി കൊണ്ട് പോകാന്‍ പറ്റുന്ന ഒന്ന് തന്നെയാണ്. സമന്വയ വിദ്യാഭ്യാസമാണ്.

പിന്നിട് എങ്ങനെയാണ് അവിടത്തെ രീതികളൊക്കെ. ഏതൊക്കെ വിഷയങ്ങളിലാണ് അവിടെ കിത്താബുകള്‍ അല്ലെങ്കില്‍ പുസ്തകങ്ങളൊക്കെ ഉള്ളത്. അതായത് അവിടെ കലാപരമായിട്ടുള്ള പരിപാടികളോ, അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോ

ഒണ്ട്. എങ്ങനെയാണ് ഇതിന്‍റെ കലാപരമായ രീതികളൊക്കെ എങ്ങനെയാണ് പോകുന്നത്.

അങ്ങനെ ഒരുമറ്റേ ഒരു ഇതായിട്ടിരികും

പിന്നെ അവിടത്തെ വസ്ത്ര ഈ വിദ്യാഭ്യാസരീതിയുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണവും വേണ്ടിവരുമെന്ന് തോന്നി. ഈസ്‌ലാമിക രീതിയാകുമ്പോള്‍ അതിന്‍റെ രീതിയിലാണ്‌

അതേ അറബി കവികളുടെ കവിതയൊക്കെ അടങ്ങുന്ന പുസ്തകങ്ങള്‍ ഒക്കെ അവിടെ സുലഭമാണോ?

അതേ. പിന്നെ അവിടത്തെ ലൈബ്രറികളും അല്ലെങ്കില്‍ പുസ്തക ശേഖരണങ്ങളെ കുറിച്ചൊക്കെ എന്താണ് പറയാ പറയാനുള്ളത്?

അത്ര നല്ല വായനപ്രിയനൊന്നുമല്ല.

ലേഖനങ്ങളാണോ, കഥകളാണോ ഏതാണ് കൂടുതല്‍ വായിക്കുക.

നോവലുകളിലാണ്. ഏതു ഏതെങ്കിലും എഴുത്തുകാരെ, എം ടി വാസുദേവന്‍‌ നായരെയൊക്കെ അറിയാമോ? വാസുദേവന്‍‌ നായര്‍ , അതുപോലെതന്നെ എസ് കെ പൊറ്റക്കാട് ശിഹാബുദ്ദീന്‍ പൊയ്ത്തുംകടവ്

അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസ രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് വായന എന്ന് ചുരുക്കം. അല്ലേ?

അത് പിന്നിട് പിന്നെ ഈ വയനയോടൊപ്പം നിങ്ങളുടെ ഈ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനൊപ്പം ബൗദ്ധികമായ ഏതെങ്കിലും ബിരുദവും എടുക്കുന്നുണ്ടാവും അല്ലേ.

അതേ കാലിക്കറ്റ് സര്‍വ്വകലാശാലയിലെ ഏതെങ്കിലും ബിരുദമാണെന്ന് തോന്നുന്നു. അല്ലേ.

താങ്കള്‍ ആംഗലേയത്തില്‍ ആയിരുന്നോ നിങ്ങളുടെ ബിരുദം എടുത്തത്?

അതേ. പിന്നീട് എങ്ങനെയാണു അവിടത്തെ വസ്തുതകളും രീതികളുമൊക്കെ അധ്യാപകന്മാര് ഈ ഒരു മേഖലയില്‍ നിന്നും വളര്‍ന്നു വന്നവര്‍ തന്നെയാണോ? അതെയതെ, അധ്യാപകനും ഈ ഒരു പന്ത്രണ്ടു വര്‍ഷക്കാലം

പ്രബോധന രംഗത്ത് ഇറങ്ങുക എന്നതാണ് നിന്‍റെ യഥാര്‍ത്ഥ ലക്‌ഷ്യം അല്ലേ?

ഓക്കെ, പിന്നീടു എങ്ങനെയാ അവിടത്തെ രീതികളൊക്കെ ചെറിയ കുട്ടികളെ വലിയ കുട്ടികള്‍ പഠിപ്പിക്കുന്ന രീതികള്‍ വല്ലതും ഉണ്ടോ?

ചെറിയ കുട്ടികളെ വലിയ കുട്ടികള്‍ പഠിപ്പിക്കുന്ന എന്തെങ്കിലും

മൊത്തത്തില്‍ എന്താണ് ആ സിസ്റ്റത്തെ ക്കുറിച്ച് അല്ലെങ്കില്‍ ആ ഒരു രീതിയെ കുറിച്ച് നിങ്ങള്ക്ക് പറയാനുള്ളത് എന്താണ്?ആ ഒരു പഠന രീതിയെ കുറിച്ച്.

സ്ഥാനം അതായത് മത ബൗദ്ധിക സമുന്നയ വിദ്യഭ്യാസത്തെയും കോര്‍ത്തിണക്കി കൊണ്ടുള്ള

അതേ പിന്നീട് അവിടത്തെ എങ്ങനെയാണ് അവിടത്തെ താമസവും ഭക്ഷണവും ഒക്കെ സൗജന്യമാണോ? അതോ അതിനൊക്കെ നമ്മള് പണം കൊടുക്കണോ?

അതിന്‍റെ അധികാരികള്‍ വഹിക്കും എന്ന് ചുരുക്കും അല്ലേ.

അപ്പൊ അങ്ങനെയാണ് മൊത്തത്തില്‍ കേരളത്തിന്‍റെ വിദ്യാഭ്യാസ രീതിയില്‍ നമുക്ക് എടുത്തു മാറ്റാന്‍ പറ്റാത്ത ഒരു രീതിയാണ് ഈ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്ന് ചുരുക്കം അല്ലേ.

കഴിഞ്ഞു പോന്നതാന്നു എഴാം ക്ലാസ്സ്‌ കഴിഞ്ഞു പോന്നതാണെന്നു പറഞ്ഞു.

കേറിചെല്ലുന്നത് എട്ടാം ക്ലാസിനു സമാനമായ ക്ലാസിലേക്കാണോ

അതെയതെ, അപ്പൊ ആ ഒരു രീതിയിലാണ് വരുന്നത് അല്ലേ.

അപ്പൊ കാര്യങ്ങള്‍ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏകദേശം വിഷയങ്ങളൊക്കെ

ഒരു രീതിയാണ്‌ അവിടെ പാലിച്ചു പോരുന്നതെന്ന് ചുരുക്കം അല്ലേ?